നടക്കുന്നുണ്ടായിരുന്നു, മുട്ടനാടുകളും ഒരു കാട് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഓടി വന്ന ആളുകൾ വഴിയിൽ വെച്ച് ഭക്ഷ്യക്കാട്ടിലേക്കുള്ള വഴി പ്രവേശിച്ച ചെമ്മരിയാടുകളെ പിടിക്കാൻ അവർ ഓടിചെന്നപ്പോഴേക്കും അതിനെ ചെന്നായ് പിടികൂടിയിരുന്നു. പക്ഷെ മറ്റൊരു ചെന്നായ് ഒരു ആട്ടിൻകുഞ്ഞിനെ വകവരുത്തി. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ ആട്ടിടയൻ ദുഃഖവും നിരാശയും

ആട്ടിടയന്മാരുടെ ജീവിതം, എപ്പോഴും എപ്പോഴും ഭയവും അപകടവും ഇവരെ പിന്തുടരുന്നു. അപ്പോഴാണ് പുൽമേട്ടിൽ മേയുന്ന മറ്റൊരു ആട്ടിൻ പറ്റത്തെ രാജാവ് കണ്ടത്. പക്ഷെ ആ ചെമ്മരിയാടുകളെല്ലാം തടിച്ചു കൊഴുത്തിരുന്നു. രോമത്തിൻ്റെ ഭാരം മൂലം അവ വളരെ പതുക്കെയാണ് ഓടിയിരുന്നത്. നല്ല ക്ഷേമന്മാരായ മുട്ടനാടുകൾ അവിടെയുണ്ടായിരുന്നു. പെൺചെമ്മരിയാടുകളുടെ അകിടുകളിൽ പാൽ തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ആട്ടിൻ കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാൻ ധൃതി കാണിച്ചു കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു, ആട്ടിൻ അമ്മമാരുടെ അടുത്തേക്ക്

എന്ത് ചെയ്യാനാകും? ഓടക്കുഴൽ വായിക്കാനല്ല ചെന്നായ് അതിൻ്റെ ജോലി ഭംഗിയായി ചെയ്യും. രാജാവ് ആട്ടിടയരെ പരിഹസിച്ചു ചിരിച്ചു, പറഞ്ഞു, നിർത്തട. താമസിയാതെ ചെന്നായ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അടുത്ത നിമിഷം അവിടെ കാത്തു നിന്നിരുന്ന കാവൽ പട്ടി അതിൻ്റെ മുകളിലേക്ക് കുരച്ചു കൊണ്ട് ചാടി വീണു. കടിപിടിയുടെ ശബ്ദം കേട്ടു. പേടിച്ചു രണ്ടു ചെമ്മരിയാടുകൾ കൂട്ടം തെറ്റി ഓടി പോയി. അപ്പോൾ മറ്റൊരു കാവൽക്കാരൻ അവയെ അനുഗമിക്കുവാൻ ആ ആട്ടിൻകൂട്ടത്തിൻ്റെ പിന്നാലെ ഓടി. ആട്ടിടയൻ അപ്പോൾ പുൽമേട്ടിൽ ശാന്തനായിരിക്കുകയായിരുന്നു. ആട്ടിടയൻ്റെ കൂസലില്ലായ്‌മ കണ്ട രാജാവ് ദേഷ്യം വന്നു രാജാവ് ചോദിച്ചു ഈ കാട് നിറയെ ചെന്നായ്ക്കളാണ്, പിന്നെയെങ്ങനെ നീ നിൻ്റെ ആട്ടിൻപറ്റത്തെ സംരക്ഷിക്കും? നിൻ്റെ ആടുകൾ തടിച്ചു കൊഴുത്ത്

അത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഏറ്റവും മികച്ച കാവൽ നായ്ക്കളെ തിരഞ്ഞെടുക്കുക എന്നതാണ് എൻ്റെ വിജയ രഹസ്യം എന്ന്. അത് കേട്ട രാജാവ് രാജാവിൻ്റെ രാജ്യഭരണത്തിനും ഇതുപോലുള്ള തന്ത്രങ്ങൾ ആലോചിച്ചു. രാജാവ് അതിനുള്ള വഴി രാജാവിൻ്റെ മനസ്സിൽ കാണുകയും രാജാവ് വളരെ സന്തോഷിതനായി മടങ്ങുകയും ചെയ്തു. അതിനു ശേഷം ഒരിടത്തു സന്തോഷവാനായ ഒരു ചെരുപ്പ് കുത്തിയുണ്ടായിരുന്നു. ഒരു ദിവസം മൂളി പാടി ജോലി ചെയ്തിരുന്ന അയാളെ യാതൊരുവിധ പ്രശ്നങ്ങളും അലട്ടിയിരുന്നില്ല. അയാളുടെ വേഗത്തോടുള്ള തുന്നലും മൂളി പാട്ടും കൂടിയാകുമ്പോൾ, എത്ര രസമായിരുന്നു. യാഥാർഥ്യത്തിൽ അയാളുടേത് നല്ലൊരു ജീവിതമായിരുന്നു. ചെരുപ്പുകുത്തിയുടെ അയല്പക്കത്തൊരു പണമിടപാടുകാരൻ താമസിച്ചിരുന്നു. ചെരുപ്പുകുത്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്നതിൻ്റെ പകുതി മനസ്സമാധാനം അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ ഒരിക്കൽ പോലും മൂളി പാട്ടു പാടുകയോ കേൾക്കുകയോ ഉണ്ടായിരുന്നില്ല. മിക്കപ്പോഴും പലതും ചിന്തിച്ചു രാത്രി ഉറങ്ങാതെ വെളുപ്പുവരെ, കാലത്തു മയങ്ങും. തൻ്റെ പുതിയ ദിവസത്തിൻ്റെ വരവറിയിച്ചു അയാൾ ചിന്തിച്ചു, ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ ഉറക്കം വാങ്ങാൻ സാധിക്കുകയില്ല. ഏതായാലും അയാൾ അടുത്ത ദിവസം ചെരുപ്പുകുത്തിയെ വീട്ടിൽ വിളിച്ചു കൊണ്ട് ചോദിച്ചു, എന്താണ് താങ്കളുടെ മാത്രം ഉറക്കത്തിൻ്റെ രഹസ്യം? എനിക്ക് കാശുണ്ട്, എനിക്ക് അധികാരങ്ങളുണ്ട്, എനിക്ക് ജോലി ചെയ്യാൻ ആളുകളും ഉണ്ട്. തനിക്കു ഇതൊന്നുമില്ല. എന്നിട്ടും താങ്കൾ നല്ല മനസ്സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട്. എനിക്കാണെങ്കിൽ അതിനു കഴിയുന്നുമില്ല. അതിൻ്റെ കാരണമെന്താണെന്ന്? ഈ ധനികനായ കാശിൻ്റെ. പാവപ്പെട്ട ചെരുപ്പുകുത്തിയോട് ചോദിച്ചു. അങ്ങനെ കൃത്യമായി പറയാനാവില്ല. ചിലപ്പോൾ കൂടുതൽ കുറവുകളും നഷ്ടത്തിൻ്റെയും ധാരാളം. ശരി, ഞാൻ നിനക്ക് നൂറ് pound നൽകാം. സൂക്ഷിച്ചു ചിലവഴിച്ചു സന്തോഷത്തോടെ ജീവിച്ചു കൊള്ളൂ. പറഞ്ഞു, ഹോ, ഒരു നൂറു വർഷം പണിയെടുത്താലും ഇത്ര പണം എനിക്കുണ്ടാകുമോ? ചെരുപ്പുകുത്തി പണം നിറച്ച സഞ്ചിയുമായി വീട്ടിലേക്കു നടക്കുമ്പോൾ ചിന്തിച്ചു. വീട്ടിലെത്തിയ ചെരുപ്പുകുത്തി പണസഞ്ചി നിലവറക്കുള്ളിൽ കുഴിച്ചിട്ടു. എത്ര കഷ്ടം, അയാൾ പണസഞ്ചിയോടൊപ്പം തൻ്റെ സന്തോഷം കൂടിയാണ് കുഴിച്ചിട്ടത്. പിന്നീടയാൾ മൂളിപ്പാട്ട് പാടിയിട്ടില്ല. സമാധാനമറിഞ്ഞിട്ടില്ല. സ്വസ്ഥത കുറഞ്ഞു. സന്തോഷം നശിച്ചു. അയാൾക്ക് ഉറക്കമില്ലാതായി. തനിക്കു കൊടുത്ത കാശ് അയാൾ സന്തോഷമാണെന്നാണ് കരുതിയത്. പക്ഷെ അതായിരുന്നില്ല. അയാൾക്ക് ആ cash, നൂറു pound കൈയിൽ വന്നതിനു ശേഷം അയാളുടെ സമാധാനവും അയാളുടെ മൂളിപാട്ടുകളും എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ഭ്രാന്തനെ പോലെയായി അയാളുടെ ജീവിതം. പിന്നെ അതിനു ശേഷം ഉറങ്ങുകയോ സമാധാനം എന്താണെന്നറിയുകയോ ഒന്നും ചെയ്‌തിട്ടില്ല. ആ നൂറു pound കൾ മൂടി വച്ച് സൂക്ഷിക്കാനും അതിൻ്റെ ഒരു ആലോചനയിലും അത് എങ്ങനെ ചിലവാക്കാം, അത് എന്താണെന്നുള്ള ആലോചനയിൽ മാത്രമായി അവർ ഒതുങ്ങിക്കൂടി അയാളുടെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു. അതിനായി തുടങ്ങി. എപ്പോഴും ചിന്തകളും ആകുലതകളും അയാളെ അലട്ടിക്കൊണ്ടിരുന്നു. ചെറിയൊരു കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ അയാൾ ജാഗരൂകനാകും. അവസാനം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. ചെരുപ്പുകുത്തി പണമിടപാടുകാരൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ടു പറഞ്ഞു, ദയവായി ഈ പണം തിരിച്ചു സ്വീകരിക്കുക. എനിക്ക് എൻ്റെ സന്തോഷവും പാട്ടും ഉറക്കവും തിരികെ നൽകു. എനിക്ക് പണം വേണ്ട. എനിക്ക് മനസ്സമാധാനം മാത്രം മതി. അയാൾ വാവിട്ടു നിലവിളിച്ചു. അത് കണ്ടു ധനികൻ ആ പണം തിരികെ സ്വീകരിച്ചു, നീ തിരികെ പോ നീയെങ്കിലും സമാധാനമായിരിക്കു. എന്ന് പറഞ്ഞു കൊണ്ട് ധനികൻ പാവപ്പെട്ട ചെരുപ്പുകുത്തിയിൽ നിന്ന് ആ പണം, നൂറു pound തിരികെ എടുക്കുകയും, അത് തിരികെ ലഭിച്ച സന്തോഷത്തിൽ ധനികനും അത് തന്റെ കൈയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന സന്തോഷവും, സങ്കടവും മാറി. പാവപ്പെട്ടവനായ ചെരുപ്പുകുത്തിയുടെ നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയതും അവൻ ഒരുപാടു സന്തോഷപ്പെടുകയും ചെയ്‌തു. പണ്ട് വിദൂര രാജ്യത്തു ഒരു രാജാവുണ്ടായിരുന്നു. ആനന്ദവും മാനുഷികവും നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ ആ ആനന്ദവും, ജീവിതവും ഒരുപാടു നാൾ നീണ്ടു പോയില്ല. അതിനു കാരണം അയാളുടെ മരുമകനായിരുന്നു, ഒരു രാജാവായിരുന്നു. അയാളുടെ മോശം പ്രവർത്തികളും കാരണം,

ഭാരതീയ സൈന്യത്തിലെ വിഭാഗമാണ് ഭാരതീയ നാവികസേന. അയ്യായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഭാരതത്തിൻടെ നാവിക അഹ് പാരമ്പര്യം. വലുപ്പ ആഹ് വലുപ്പത്തിൽ ലോകത്തിൽ നാലാം സ്ഥാനത്താണ് ഭാരതീയ നാവികസേന. അൻപത്തയ്യായിരത്തോ~ഓളം ആഹ് അംഗബലമാണ് ഇതിനുള്ളത്. മൂന്ന് പ്രാദേശിക നിയന്ത്ര~ണ കേന്ദ്രങ്ങൾ regional ആഹ് command കൾ ആഹ് ആണ് നാവിക

റോയൽ ഇന്ത്യ~ൻ നേവി സ്ഥാപിക്കാന് അഹ് സ്ഥാപിതമായി. സ്വാതന്ത്ര്യത്തി~ഓടെ ഇന്ത്യൻ നേവി ആഹ് സ്ഥാപിതമായി. ആദ്യകാലങ്ങളിൽ ഉയർന്ന ആഹ് തസ്തികകളിലെല്ലാ ഏർ british കാരായിരുന്നു. ഏർ കാലക്രമേണ പൂർണമായും ഇന്ത്യക്കാരായി തീർന്നു. ഇന്ത്യൻ നേവിയുടെ ആദ്യ കാ~ ഏർ ആദ്യത്തെ commander in chief ഏർ admiral എഡ്വാർഡ് ആഹ് പെറി ബ്രിട്ടീഷുകാരനായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ഈ സ്ഥാനത്തേക്ക് ആദ്യത്തെ ഇന്ത്യക്കാരനെ ആഹ് നിയമിതനാകുന്നത്. rd കടാരി ആഹ് admiral ഇന്ത്യൻ നേവിയുടെ ചരിത്രം. സിന്ധു നദീതട സംസ്കാര നില ആഹ് നിന്നിരുന്ന കാലഘ~ഘട്ടം അഹ് മുതൽക്കേ ഭാരത~ത്തിന്‍ടെ നാവിക പാരമ്പര്യം അവകാശ പെടാനുണ്ട്. അക്കാലത്ത് ബാബിലോ~ ഓണിയമായും ആഹ് പുരാതന ഈജിപ്തുമായും സമുദ്രമാർഗം വ്യാപാരം ആഹ് നടന്നിരുന്നതായും ആഹ് നൗക ആഹ് നിർമ്മാണത്തിൽ ഭാരതീയർ ആഹ് വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്നതായും തെളിവുകൾ ഉണ്ട്. ആഹ് അഹ് നിർമ്മിച്ചു എന്ന് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ നൗകകൾ ആഹ് ആരുപയോഗിച്ചതായിരുന്നു എന്ന് ആഹ് കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ tidal ആഹ് തുറമുഖം ഭാരതത്തിലെ ലോക് ആയിരുന്നു ആഹ് ഗവേഷകനായ SR റാവു കണ്ടെത്തിയിരുന്നത്. രണ്ടായിരത്തി മുന്നൂറിനോട് ആഹ് ആണ് നിലനിന്നിരുന്നത്. പ്രാചീനകാലത്ത് ഇന്ത്യയ്ക്ക് കംബോഡിയ, ജാവ, സുമാത്ര തുടങ്ങിയ ജപ്പാനിൽ വരെ സമൂഹങ്ങൾ colony കൾ ആഹ് നിലനിന്നിരുന്നു. ഗ്രീസ്, പേർഷ്യ, റോം, ആഫ്രിക്ക, ചൈന തുടങ്ങിയ ദേശങ്ങളുടെ ആഹ് വ്യാപാര ബന്ധവും ഉണ്ടായിരുന്നു. ഇന്ത്യന്‍ ആഹ്

സൂററ്റിൽ രൂപവൽക്കരിക്കപ്പെട്ട റോയൽ ഇന്ത്യ~ൻ ആഹ് നേവിയിൽ നിന്നാണ് ആധുനിക ഇന്ത്യൻ അഹ് നാവികസേന രൂപം കൊണ്ടത്. ഈ നാവികസേനയെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ആഹ് സൂററ്റിൽ നിന്ന് ബോംബെയിലേ~ലേക്ക് മാറ്റുകയും ബോംബെ മറൈൻ എന്ന് ആഹ് പുനർ നാ~മകരണം ചെയ്യുകയുണ്ടായി. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റോയൽ ഇന്ത്യൻ മറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇത്, ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ബ്രിട്ടന്‍ലെ റോയൽ നേവിയുടെ മാതൃകയിൽ ദി റോയൽ ഇന്ത്യൻ നേവി ആയി രൂപാന്തരപ്പെട്ടു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാവികസേനക്ക് ഇന്ത്യൻ നേവി എന്ന പേ~പേര് നൽകപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴിൽ വിഭജനത്തോടുകൂടി അന്ന് നില~ വിൽ ഉണ്ടായിരുന്ന റോയൽ ഇന്ത്യൻ നേവിയുടെ മൂന്നിൽ ഒരു ഭാഗം പ്രധാനപ്പെട്ട പല നാവിക പരിശീലന കേന്ദ്രങ്ങളും പാകിസ്താന്‍ടെ ഭാഗത്തായി. സ്വാതന്ത്ര ഭാ ആഹ് ഭാരതത്തിലും ഇന്ത്യൻ നേവി ബ്രിട്ടിഷുകാ രും ആയ ആഹ് admiral ക്കാരുടെ അഹ് മേൽനോട്ടത്തിൽ തന്നെ തുടർന്ന് വന്നു. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് april ഇരുപത്തി രണ്ടിന് ആദ്യത്തെ indian vice admiral ലായി RD കട്ടാരെ അഹ് ഇന്ത്യൻ നേവിയുടെ മേധാവി ആയി തീർന്നു. ആപ്തവാക്യം navy യുടെ ആപ്തവാക്യം നാവികസേനയുടെ ആപ്തവാക്യം അഹ് വരുണ എന്നാണ് വരുണൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. യുദ്ധക്കപ്പലുകൾ INS വിരാട്. ഇന്ത്യയുടെ വിമാനവാഹി ആഹ് വാഹിനി കപ്പല് ആണ് INS വിരാട്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ ബ്രിട്ട~നിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇരുന്നൂറ്റി ഇരുപത്തി ആറെ point അഞ്ച് meter നീളമുള്ള ഈ കപ്പൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചേക്കും. INS ദേഹി ഇന്ത്യയുടെ പ്രമുഖ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ commission ചെയ്ത ഈ കപ്പൽ മുംബൈയിലെ മാ മാസഗോൺ കപ്പൽ ശാലയിലാണ് നിർമ്മിച്ചത്.

അഹ് ഗണത്തിൽപ്പെട്ട മറ്റ് കപ്പലുകൾ. INS ആഹ് ഗോദാവരി ആഹ് ഇടത്തരം യുദ്ധക്കപ്പലാണിത്. INS ഗംഗ, ആഹ് INS ഗോമതി എന്നിവയാണ് സമാനമായ മറ്റ് കപ്പലുകൾ. INS ആഹ് ജലാശ്വ രണ്ടായിരത്തി നാലിൽ tsunami ക്ക് ശേഷം ഇന്ത്യൻ നേവി അമേരിക്കൻ നേവിയോട് വാങ്ങിയതാണ് ഇത്. ചുമതലകളും കടമകളും

ആഹ് ക്ലിപതമായി പ ആഹ് പരിധികൾ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അഹ് പ്രാദേശിക സുരക്ഷിതത്വ~ത്തിന് ഉറപ്പുവരു~ത്തുക എന്നതിലുപരിയുമായി ആഹ് മുമ്പ് ബ്രിട്ടീഷ് ആഹ് റോയൽ ഇന്ത്യൻ നേവി ഏറ്റെടുത്തിരുന്ന സമുദ്രാന്തര സുരക്ഷിതത്വത്തിന്‍ടെ ആഹ് ചുമതലകൾ കൂടി ഇന്ത്യൻ നാവികസേനയിൽ

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏ~ഏഴിൽ ആഹ് colony ആഹ് class വിഭാഗത്തിൽപ്പെട്ടതും ആറിഞ്ച് വ്യാസം ഉള്ള ആഹ് കുഴ~ലുകൾ ടു കൂടിയ ഒൻപത് വൻ തോക്കു~കളും നവീന ആഹ് രീതിയിലുള്ള electronic ഉപകരണങ്ങളും ഉള്ളതും എണ്ണായിരത്തി എഴുനൂറ് ton ആഹ് കേവ് ഭാരമുള്ളതുമായ INS

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അഹ് മുതൽ ആ~ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ anti aircraftanti ആഹ് submarine ആഹ് frigate വിഭാഗത്തിൽപ്പെട്ട എട്ട് പടകപ്പലുകൾ navy സമ്പാദിച്ചു. ഇവയില്‍ INS ആഹ് ഖുക്രി, ആഹ് കൃപാൺ, ആഹ് ഖുടാർ എന്നീ കപ്പലുകൾ പതിനാ~ല് frigate ആഹ് ആഹ് squadron ~നിലും ആഹ് തൽവാർ ആഹ് ത്രിശൂ~ൽ ആഹ് എന്നീ കപ്പലുകൾ പതിനഞ്ച് frig~ate squadron ലും ആഹ് ബിയാസ്, ബെത്വ്വ് ആഹ് ബ്രഹ്മപുത്ര എന്നീ കപ്പലുകൾ പതിനാറ് frigate squadron ലും ചേർന്നു. ഈ ക എട്ട് കപ്പ~ലുകളും ഇന്ത്യൻ നേവിക്കുവേണ്ടി പ്രത്യേകമായി ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചവയാണ്. ഖുക്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധ~ത്തിൽ പാക്കിസ്ഥാൻ മു അ മുങ്ങിക്കപ്പലിനെതിരെ ആഹ് torpedo ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു. വിമാ~നവാഹിനി കപ്പൽ. സമുദ്രത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു വിമാനത്താവളം എന്നും വിശേഷിക്കാനാ ആകുന്നതും ആഹ് നാവിക യുദ്ധ

ആഹ് deck ഉം വിമാനങ്ങളെ പെട്ടെന്ന് പറ ആഹ് ന്നുയരാൻ ആഹ് സഹായിക്കുന്നതും ആയിക്കൊണ്ട് ആഹ് പ്രവർത്തിക്കുന്നതുമായ ഒരു വിമാന~ങ്ങളെ കപ്പലിന്റെ ആഹ് deck ൽ ഇറങ്ങാൻ സഹായിക്കുന്ന mirror landing ആഹ് head കളും കപ്പലിന്‍ടെ അടിത്തട്ടുകളിൽ നിന്നും വിമാനങ്ങളെ ആഹ് upper deck കളിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതും വൈദ്യുതി കൊണ്ട് പ്രവ~ ർത്തിക്കുന്നതുമായ air craft കളും ഉണ്ട്. missile യുഗം. osa വിഭാഗത്തിൽപ്പെട്ട കുറേ missile ആഹ് boat കൾ നേടി ഇന്ത്യൻ നേവി missile യുഗ അഹ് ആഹ് യുഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യുദ്ധ കപ്പലുകൾ രാജ്യ ആഹ് രക്ഷയ്ക്ക് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ സ്വ~യം ഉം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തിന്‍ടെ ഭാഗമായി നില~ വിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി. മുംബൈയിലുള്ള ആഹ് dock ലും ആഹ് കൊൽക്കത്തയിൽ ഉള്ള ആഹ് garden~n reach ആഹ് workshop ലും ആഹ് വിശാഖപട്ടണത്തുള്ള ഹിന്ദുസ്ഥാൻ ആഹ് shipyard ലും വിവിധ തരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മി ന്നതിനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ കേന്ദ്ര~ങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും എഴുപത്നാലിനും ഇടയിൽ അഹ് നിർമ്മിച്ച നീലഗിരി ആഹ് ഹിമഗിരി എന്നീ രണ്ട് യുദ്ധ കപ്പലുകൾ ഇന്ത്യൻ നേവിയിൽ അ ആഹ് commission ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ കപ്പലായ ഉദയഗിരി പരീക്ഷ~ണങ്ങൾ ആഹ് പൂർത്തിയാക്കി. മേൽപ്പറഞ്ഞ frigate കൾ ആഹ് രണ്ടായിരത്തി നാന്നൂറിനും മൂവായിരത്തിനും ഇടയ്ക്കും ആഹ് കേവ് ഭാരമുള്ളവയും ഏറ്റവും ആധുനികവും ആഹ് സങ്കീർണവുമായ യുദ്ധോപകര~കരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നവയുമാണ്. വളരെ വേഗതയിൽ ഉള്ളതും വിവിധ ഈ ആഹ് ഇതിനും വിവിധ ആവശ്യങ്ങൾക്ക് ആഹ് ഉതകുന്നതും ശക്തിയായ ആക്രമണം നടത്താൻ കഴിവുള്ള~തും കൂടിയാണ് ഇവ. ഇതിനും പുറമേ ശത്രു കപ്പലുകളെ ആഹ് സമുദ്രനിരപ്പിലൂടെയും വെള്ളത്തിനടിയിലൂടെയും ആകാശം വഴിയായും ആക്രമിച്ചു കീഴടക്കാൻ സാധിച്ചേക്കും. വിധം ഇതിൽ വിമാനവേദ missile കൾ ശത്രുവിന്‍ടെ മു ആഹ് മുങ്ങിക്കപ്പലുകളെ വക വരുത്താനുള്ളതിനുമുള്ള helicopter കൾ നവീന രീതിയിലുള്ള radar കൾ ആഹ് solar system എന്നിവയെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. നാവികസേന admiral of the ആഹ് fleet ഇന്ത്യൻ നേവിയിൽ ആർക്കും ഈ പദവി ഇതുവരെ നൽകിയിട്ടില്ല. admiral vice ആഹ് admiral ആഹ് rear ആഹ് admiral ആഹ് commodore, captain, commander, lieutenant commander, lieutenant ആഹ് sub lieutenant അഹ് ആഹ് cadet ആഹ് master chief ആഹ് petty ആഫ് officer ആഹ് first class, master chief, petty officer ആഹ് second class chief petty officer, petty ക്ലാ~ ആഹ് officer leading sailor ആഹ് first class, sailor second class കരസേന വിഭാ~ഗം ആഹ് field ആഹ് field ആഹ് marshal കരി ആഹ് കരിയപ്പ ഈ പദവി നേടിയിട്ടുണ്ട്. general, lieutenant general, major general ആഹ് brigadier, colonel ആഹ് lieutenant colonel, major, captain lieutenant ആഹ് second lieutenant അഹ് cadet ആഹ് subedar ആഹ് major, subedar naik, subedar havildar ആഹ് lance lance naik, naik javans. വ്യോമസേന marshal of the ആഹ് airforce marshal of the airforce ആഹ് സിംഗ് ഈ പദവി നേടിയിട്ടുണ്ട്. air chief marshal, air marshal air vice marshal, air commander ആഹ് group commander ആഹ് group captain, wing commander ആഹ് squadron leader flight ആഹ് lieutenant ആഹ് flying officer, pilot officer, cadet master warran~nt അഹ് officer, warrant officer സ ആഹ് sergeant, corporal air

വയസ്സ് പതിനഞ്ച് to അഹ് പതിനഞ്ച് to പതിനാറര വയസ്സ്. അഹ് വിദ്യാഭ്യാസ യോഗ്യത എട്ടാം class standard. എട്ടാം class വിഭാഗം എല്ലാ വിഭാഗത്തിലും electrical ആഹ് നേരിട്ടുള്ളത് പതിനേഴേ to ഇരുപത് ആഹ് matriculation ആഹ് medical ആഹ് വർത്തമാന നിയമം ഒൻപതാം standard പത്താം standard, medical students primary ആഹ് പാചകൻ. INS ആഹ് ശിവജി ലോനാ ആഹ് വാൽ ആഹ് ഇവിടെ മാരെ ആഹ് പരിശീലിപ്പിക്കുന്ന~തിനും പുറമെ mechanical engineering ആഹ് biological and chemi ~

ആഹ് catering എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്കും പരിശീലനം ലഭിക്കുന്നു. INS ആഹ് വത്സ ജാ ആഹ് ജാനങ്കൾ ഈയിടെ~യാണ് electrical artificer ആഹ് course ഉം electronic radar ആഹ് radio മുതലായവ വിഷയങ്ങളിൽ പരിശീലനവും നൽകുന്നത്. INS അശ്വനി ബോംബെ ഈ സ്ഥാപനത്തിൽ വച്ചാണ് navy യുടെ വൈദ്യുതി വിഭാഗത്തിലുള്ളവർക്ക് പരിശീലനം നൽകുന്നത്. hello

നല്ല വിശേഷം എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷങ്ങള്‍?

എന്താണ് പരിപാടി. കിടന്നോ? കിടന്നിട്ടില്ല. ഭക്ഷണം ഒക്കെ കഴിച്ച് ഇവിടെ ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ നോക്കുന്നു.

തീർച്ചയായും നിങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ട് യാത്ര? ഞാൻ അഹ് മലമ്പുഴ പോയിട്ടുണ്ട്, കാനാരി പ്പുഴ പോയിട്ടുണ്ട്, കടല്, മമ്പറം പോയി കടലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ആ.

ഞാൻ കാഞ്ഞിരപ്പുഴ, പിന്നെ കോട്ടക്കുന്ന് അങ്ങനെ പിന്നെ അഹ് ഏറുവാടി, മമ്പുറം, കോഴിക്കോട് beach

യാത്ര പോകാൻ വളരെ അധികം ഇഷ്ടം തന്നെ ആണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തൊന്നും യാത്ര ഒന്നും പോയിട്ടില്ല. എന്റെ ഒരു കുറച്ചു ചെറുപ്പത്തിൽ ആയിരുന്നു ഞാൻ യാത്ര പോയിരുന്നത് ഒക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒക്കെ ഈ school കളിൽ നിന്നുള്ള ഈ യാത്ര കൊണ്ട് പല സ്ഥലങ്ങളിലും കാണാനും സന്ദർശിക്കാനും ഒക്കെ

അതെല്ലേ. വേനൽ കാലം അവധി കാലം ആണ്, വേനൽ കാലം യാത്ര സമയം ആണ്. അവസാനമായി അങ്ങനെ അഹ് ഈ അവധികാലത്ത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ

യാത്ര പോകാൻ ആയിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല അഹ് ഏർ അതിന് അപ്പൊ കുട്ടികൾക്ക് ഒക്കെ vacation ആയതുകൊണ്ട് കൂടുതൽ നോയമ്പ് ഒക്കെ ആയതുകൊണ്ട് എവിടേക്കും പോകാൻ ഒന്നും പറ്റീട്ടില്ല.

മലമ്പുഴ പോയിട്ടുണ്ട് കുറച്ചു ചെറുതായിരുന്ന സമയത്ത് ആണ് പോയിട്ടുള്ളത്. എങ്കിലും അവിടത്തെ ഓരോ. ആഹ് കാഴ്ചകൾ ഒക്കെ കാണുമ്പോൾ വളരെ അധികം സന്തോഷം തന്നെ ആണ്. കാരണം കുട്ടികൾക്ക് ഉള്ള park പിന്നെ പല തരത്തിൽ ഉള്ള ചെടികള്. എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തന്നെ ആണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതു tension നും ഞമ്മള് മാറ്റിമറിക്കാൻ കഴിയും ഈ യാത്ര കൊണ്ട്.

വേനൽ കാലം ആണോ? വേനൽ കാലം എന്ന് ഉദ്ദേശിച്ച വേനൽ തുടക്കത്തിൽ പോകാൻ ആണ് അഹ് വളരെ അധികം ഇഷ്ടം. കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടം ഉള്ളത് ഈ. വൈകുന്നേര സമയങ്ങളിൽ ആണ്. കാരണം ആ തണുത്ത കാറ്റും ഒക്കെ കൊണ്ട്, എല്ലാം കണ്ട് ഇങ്ങനെ യാത്ര ചെയുമ്പോൾ വല്ലാത്തൊരു feel തന്നെ ആണ് ഒരു സന്തോഷം തന്നെ ആണ് നമ്മൾ അനുഭവിക്കുന്നത്.

പിന്നെ അവിടെ എന്തുപോഴത്തേന് ഉച്ചയാകും. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലും ചൂടും കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്ക് യാത്ര വല്ലാതെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷം പോയി വൈകുന്നേരം തിരിച്ചുവരുന്നത് ആണ് കൂടുതല് ബുദ്ധിമുട്ടുണ്ടാവില്ല

കാണാൻ പറ്റിയ ഒരു time തന്നെ. പക്ഷെ ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങി കാഴ്ചകൾ ഒന്നും കാണാൻ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. കുടുതലും തണുപ്പും ഒക്കെ ആവുമ്പൊ നമുക്ക് കാണുമ്പോൾ ഒക്കെ വലിയ ഒരു ഇഷ്ടം തന്നെ ആണ്. പക്ഷെ trip പോവാൻ ആയിട്ട് നല്ല ഒരു ഇത് അല്ലെങ്കി വേനൽ കാലം അല്ലെങ്കിൽ മഞ്ഞു കാലം ആ time ൽ ഒക്കെ ആയിട്ട് ആണ് പോകേണ്ടത്. കൂട്ടത്തിൽ യാ~

നോക്കി നിക്കാനേ പറ്റുള്ളൂ. ഒന്നിലും പോയി കുട്ടികൾക്ക് ഉള്ളതായാലും ആർക്കുള്ളതായാലും ഒന്നും കളിക്കാനും അതിൽ ഒന്ന് കേറാനും ഒന്നും പറ്റില്ല. പിന്നെ dam കൾ ഒക്കെ ആഹ് അവിടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് അങ്ങോട്ട് അവിടെന്നു security അതൊക്കെ ഉണ്ടാകുന്ന കൊണ്ട് അങ്ങോട്ട് കടക്കാൻ പ്രവേശിക്കാൻ ഒന്നും അനുവാദം ഉണ്ടാവില്ല.

തീർച്ചയായും. എങ്കിലും നമുക്ക് വളരെ അധികം പ്രയോജനപ്പെട്ടത് ഈ മഞ്ഞു കാലത്തു തണുപ്പ് കാലത്ത് രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ച ഒരു മണീന്റെ ഉള്ളിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ആയിരിക്കും യാത്ര ചെയ്യാൻ ഒക്കെ വലിയൊരു സുഖം ഉള്ളൊരു time ആണ് അപ്പൊ. അപ്പൊ നമ്മുടെ മനസ്സിന് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ

യാത്ര പോവൽ കൊണ്ട് നമുക്ക് വളരെ അധികം പ്രയോജനപ്പെടും. ഏതു tension നും മാറ്റി നിർത്താൻ കഴിയും ഈ യാത്ര കൊണ്ട്. നിങ്ങള് പോയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപെട്ട അഹ് സ്ഥലം ഏതാണ്? സ്ഥലം എന്ന് പറഞ്ഞാൽ മമ്പുറം ഒക്കെ പോയാൽ അവിടുത്തെ കടൽ ഒക്കെ കാണുമ്പോൾ, ഈ കടൽ, കടല് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അധികം ഇഷ്ടപ്പെടും, കാരണം അവിടുത്തെ തോണികള്, തോണി തുഴയുമ്പോൾ അവിടെ അങ്ങനെ കടപ്പുറത്ത് ഒക്കെ നിക്കുമ്പോൾ നല്ല കാറ്റ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു സമയം തന്നെ ആണ്. അതെ കടൽ തീരത്തും കടൽ പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം ഉള്ള പ്രേദേശങ്ങളിൽ ഒക്കെ പോയാൽ ഭയങ്കരെ അഹ് സുഖം ഉള്ള ഒരു കാലാവസ്ഥ തന്നെ ആണ്. അവിടെ പോകുമ്പോൾ ഒരു പ്രേത്യേക feel ആണ്. തണുത്ത കാറ്റും, അവിടുത്തെ മണൽത്തരികളിലൂടെ ഉള്ള നടുത്തവും ഒക്കെ, ഏറ്റവും ആസ്വാദകരമായ ഒരു സ്ഥലം ഈ കടൽ തീരങ്ങൾ തന്നെ ആണ്. തീർച്ചയായും. ചൂട് അനുഭവപ്പെടില്ല. തണുപ്പും അധികം തണുപ്പൊന്നും ഇല്ല, എന്നാലും ക~കാറ്റ് അടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് വല്ലാത്ത ഒരു feel തന്നെ ആണ്. തീർച്ചയായും പിന്നെ. മലമ്പുഴ പോയി അന്ന് അവിടത്തെ കാഴ്ചകൾ ഒക്കെ കണ്ടപ്പോൾ കാരണം കൂടുതലും നമ്മള് ചെടികളും ഒക്കെ പല തരം ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പിന്നെ എങ്കിലും കാഞ്ഞിരപ്പുഴ പോയാലും അതുപോലെ തന്നെ ആണ്. കുട്ടികൾക്ക് കളിയ്ക്കാൻ ഉള്ള park പിന്നെ അവിടെ അഹ് dam പിന്നെ അതില് അഹ് കുട്ടികൾക്കു കളിക്കാൻ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് തന്നെ swimming pool പോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. പിന്നെ അവിടെയും അധികം ചെടികളും മരങ്ങളും മരത്തിന്റെ ചോട്ടിൽ ഒക്കെ ഇരിക്കാം. ഈ സമയത്ത് ഒക്കെ പോയാൽ നല്ല ഒരു ആഹ് vibe ആണ് അവിടെ പോകുമ്പോൾ.

ഇപ്പൊ vacation ആയതുകൊണ്ട് പോവാൻ ഒക്കെ സുഖം തന്നെ ആണ്. ഈ നോയമ്പ് ഒക്കെ കഴിഞ്ഞു പെരുന്നാള് പക്ഷെ പെരുന്നാൾ season ൽ ഒക്കെ നമുക്ക് പോയാല് അവിടേക്ക് ഒന്ന് നേരെ ഒന്നും പോയി കാണാൻ ഒന്നും പറ്റില്ല, കാരണം ജനങ്ങളെക്കൊണ്ട് തിക്കും തിരക്കും ആയിരിക്കും.

അതെ. നമ്മൾക്ക് പോകാൻ ഈ പെരുന്നാള് അങ്ങനെ ഓണം അങ്ങനത്തെ season അല്ലാത്ത time ൽ പോയിട്ട് വേണം എല്ലാ കാഴ്ചകളും കണ്ടിട്ട് പോരുവാണെങ്കി നമുക്ക് അത് നമ്മള് പോയ ഒരു trip നു നമുക്ക് മുതലാകും. കാരണം ജനങ്ങളുടെ തിക്കും തിരക്കും

നമ്മൾ ഓണത്തിനും പെരുന്നാളിനും അങ്ങനെ വിശേഷ ദിവസങ്ങളില് പോവാണെ. അതെ ഞാനും കഴിഞ്ഞ പ്രാവശ്യം school vacation ആണ് ഓണം സമയത്ത് അഹ് school പൂട്ടിയ time ൽ ആണ് കോഴിക്കോട് beach പോയത്. അവിടെ ജനങ്ങളെ കൊണ്ട് തിക്കും തിരക്കും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളെ കൊണ്ട്